ആ ജവഹറേ എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ? സുഖായി പോണേ

ആ ഏഹ് നാട്ടില് മഴേക്കൊണ്ടോ?

ആ ഞ്യാന് വിളിച്ചത് ചെറിയൊര് ആവശ്യത്തിനായിരുന്നു. ഞ്യാന് ഒര് ചെറിയൊരു പദ്ധതീൻ്റെ ഒരു ഏഹ് പിന്നെ പൊറകിലാണ്.

ഓരോ നാട്ടിലെയും ഇങ്ങനെ കാലാവസ്ഥേനെക്കുറിച്ചിട്ടിള്ളെക്കെ ഇങ്ങനെ ഒ ഒര് പഠനം ഏഹ് നടത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്ക്ണ്ട് അപ്പോ

അതിൻ്റെതായ ഒരാവശ്യത്തിന് വേണ്ടിയാ ഞാനിപ്പോ ജൊവഹർന് വേണ്ടി ജൊവഹർനെ വിളിച്ചത്.

ആ അപ്പൊ ജവഹർൻ്റെ നാട് താനൂരല്ലേ?

ആ മോര്യേലൊരു കാലാവസ്ഥയെക്കുറിച്ചിട്ട് എന്താ എന്താണ് ജവഹർന് പറയാനിള്ളത്? മോര്യേല് കാലാവസ്ഥ എങ്ങനാന്ന് വെച്ചാല്

ഒര് സ്ട്രോങ്ങായ കാറ്റൊക്കാരുന്നു നമ്മളിപ്പോ കൂടുതലാട്ട് കാറ്റൊക്കെ നമ്മളെ സമയത്തു സ്ക്കിന്നിനൊക്കൊരു ഇതൊക്കെണ്ടാവുന്നു ഞാന് കേട്ട്ക്കണ് നമ്മളങ്ങനൊക്കെ ഇവടത്തെ ഇവടത്തന്നെ ജീവിക്കണ ആളായോണ്ട് നമക്കതൊന്നും വല്ല്യ ഫീലെയ്യലില്ല പക്ഷേ പുറത്ത അനുഭവിക്കാറില്ല പക്ഷേ പുറത്തുന്നു വരുന്ന ആൾക്കാരൊക്കെ ഇയിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്.

പിന്നെ മയ പെയ്യാന്നുണ്ടെങ്കില് നല്ല മഴ കിട്ടാറിണ്ട് വെയിലാണ് ഇണ്ടെങ്കിലും നല്ല വെയിലിണ്ടാകാറുണ്ട്. ആ ഇപ്പൊ ഒര് പിന്നെ ഇപ്പ നവംബറ്

ആ അപ്പൊ ഏഹ് നാട്ടിലൊക്കെ എന്തായി അവസ്ഥ?

ഓ അങ്ങനെ ന്നാലും പ്പോ നമ്മക്ക് കാലാവസ്ഥാ വ്യതിയാനാങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കയാണല്ലോ അയിൻ്റെ ഭാഗായിട്ടന്നെ

ഇപ്പോ ശരിക്കിപ്പം മഞ്ഞുകാലായിതൊടങ്ങണ്ട് പക്ഷേ ഇപ്പൊ ഇബടെ മഴ ആ മഴെൻ്റെക്കൊരു ഏഹ് കാലവസ്‌ഥയാണിവടെ.

ആ അതെയതെ അപ്പൊ സാധാരണ നമ്മക്ക് ഡിസംബർലോ ജനുവരിന്നെല്ലക്കൊ ഭയങ്കര ത എന്ത എന്താ തണുപ്പും അതുപോലെ ഒരുപാട് യാത്രാ പ്രേമികളൊക്കെ ഒര് ഒര് കാലഘട്ടം കൂടിയാണ് ല്ലേ?

ആ അപ്പോ താനൂരിലത്തെ ഇത്പോലെ കാലാവസ്ഥ എന്തേലും പ്രത്യേകത ഇണ്ടാവാറുണ്ടോ? ഈ കാലാവസ്ഥ എ എഹ് എഹ് സ ടൈമിലെന്തേലും പ്രത്യേക എ എന്നയ യ എന്ന യാത്രാ പ്രേമികളാരേലും വ വരാറുണ്ടോ?

ഉം ആ തീരപ്രദേശത്തൊക്കെ ഒര് അവസ്ഥന്താ കാലാവസ്ഥ സമയത്ത് ഇങ്ങനെ

ക്കാലം കൂടിയാലാണ് ഇവടെ തീരദേശം ഒരു വറുതിക്കാലാവുക കാരാണെന്താന്ന്വെച്ചാല് അവർക്കൊന്നും എഹ് കടലിൽ പോകാനുള്ള സൗകര്യണ്ടാവൂല്ല ആക്കാരണത്താൽത്തന്നെ അവരുടെക്കെ വീട്ടിലൊക്കെ ഒരുപാട് പട്ടിണീം പരിവട്ടവുമൊക്കാരുന്നു ആ കാലത്ത്.

ഏഹ് ആ ആർക്ക് കെ എന്താണ് മനസ്സിലായില്ല? അല്ല ഞാനൊരു ഈ യെ എന്താ എഹ് ഈ അടത്തേക്ക് എഹ് കേൾക്കാൻ സാധിച്ചു അത് ഈ കടപ്പുറം വാസികൾക്ക് സാധാരണ കടത്തിന്നാണല്ലോ പ പറയാറിള്ളത് ല്ലേ? ആ അങ്ങേ അത് പല നാട്ടിലും പലേ എന്താ ഒരുപാട് എഹ് കടത്തിന്നറിയപ്പെടുന്നുണ്ട് അങ്ങനെ കടപ്പുറത്ത് ജീവിക്കുന്നവരെ അറിയപ്പെടുന്നുണ്ട് അങ്ങനൊരു

ആ അത് സ്വാഭാവികായിട്ടും അങ്ങനല്ലേ അല്ലാതെ വെള്ളവില്ലാത്തകാലത്ത് ആ അങ്ങനെപ്പം പ്രതിസന്ധി ഇണ്ടാവാ? ആ ചോദ്യത്തില് പ്രസക്തി ഇള്ളതായെനിക്ക് തോന്നണില്ല.

ആ അതെയതെ അപ്പോ ഇവര് മയക്കാലത്ത് എന്താ ചെയ്യാ ഇവര് ഭക്ഷണത്തിനായാലും അവ താമസത്തിനായാലൊക്കെ ഇവരെ എന്താ എഹ് എന്താ ചെയ് എഹ് എന്താ എന്നാ ചെയ്യാറ്? ഓവര് ഏഹ് ക നമ്മളെ കാലാവസ്ഥാന്നിള്ള സംഭവം വച്ച് നോക്കാണുമ്പോ അത് അങ്ങനെ ഏഹ് ഒന്നും ബാധിക്കുന്നില്ല ശരിക്ക് അതായത് പണ്ടൊക്കെങ്ങനെ അവര്ക്ക് ആ കാലത്ത് ന്നിണ്ടെങ്കില് ഇപ്പത്തൊരു തലമുറ ഓരീ കാലാവസ്ഥക്ക് മുൻകൂട്ടി അറിഞ്ഞാത്തന്നെ ഓര് ഏഹ് പൈസ്സെല്ലാ ഒന്ന എടുത്തു വെക്കും അത് ശേഖരിച്ച് വെക്കും.

അപ്പ അക്കാലത്തൊക്കെ വല്ല്യ പ്രശ്നങ്ങളൊന്നുല്ല

നാട്ടില് വേണ്ടത്ര മയോക്കെ എന്ന കിട്ടീട്ടുണ്ടോ? ആ അത് എല്ല കേരളത്തില് മൊത്തത്തുള്ളോരു അവസ്ഥപ്പങ്ങനാണല്ലോ അപ്പൊ ആ അതിൻ്റെ ഭാഗവായിട്ട് ഇങ്ങനെ വിടെം കിട്ടണ്ട്ന്നല്ലാതെ

വെള്ളം താരതമ്യേനേ കൊറ എഹ് നല്ല ഒള്ള സ്ഥലാണ്ന്നണ്ടെങ്കിലും ഞാന് താമസിക്കണ ഈ ഭാഗത്തു കൊറച്ചു വള്ളത്തിനു ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. അപ്പ വേനൽക്കാലം വന്നാല് എന്താ വേനൽക്കാലത്ത് ചെറുക്കാന്മാത്രം ഇണ്ടോ? ആ അങ്ങനില്ല എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് കൊറച്ചൊരു വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയ കാരണത്താൽത്തന്നെ ഇവിടെയൊക്കെ ലോറിക്കൊക്കെ വെള്ളം കൊണ്ടൊരുന്നൊരവസ്ഥയാണ് ഇവടെ സാധാരണ ഇള്ളത്. ഏതായാലും വിലയേറിയ ഏഹ് എന്താ അഭിപ്രായത്തിന് ഏഹ് ന നന്ദി പറയാണ് ഞാനെന്തായാലും വീണ്ടും ഏഹ് വിളിക്കണ്ട് ട്ടാ.